ഈ school ഉം കാര്യങ്ങളും വല്ലണ്ടൊന്നും ഉണ്ടാവൂല്ലല്ലോ എപ്പോളേലും class ഉം കാര്യങ്ങളൊക്കെ ആവുമ്പൊ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല interest ആയിരുന്നു പിന്നെ നിങ്ങളാട പ്പോ turf പുതിയതായി ഇപ്പൊ turf തുടങ്ങീക്കുണോ turf ൽ പോകലുണ്ടോ നീ ആഹ് turf ഒക്കെ ഉണ്ട് ഇവിടെ ആഹ് turf ൽ പോകലൊക്കെ ഉണ്ട് turf ഞങ്ങള് എന്തായാലും ഈ നോമ്പ് അല്ലെങ്കി മാസത്തിൽ ഒരു തവണ എങ്കിലും turf ക്കു പോകലുണ്ട് ഞാള് അപ്പൊ ഇപ്പൊ ഈ റമദാൻ മാസം ആയ കൊണ്ട് നമ്മളിപ്പോ turf ക്കു പോകലില്ല പോണം ന്നു പറഞ്ഞിട്ടേ night പോകാൻ പറഞ്ഞിട്ട് ചെറുക്കന്മാര് ഇരിക്ക്ണ് ണ്ട് പ്പോ ഏർ പ്പോ എന്തായാലും ഇൻ ചെലപ്പോ പോകും ഉറപ്പിച്ചിട്ടില്ല നിങ്ങള് എവിടെ എങ്കിലും turf ലൊക്കെ പോകലുണ്ടോ ആഹ് ഞങ്ങള് ക്കെ team maximum ഞങ്ങള് ഇപ്പൊ മാസത്തിൽ ഒന്ന് രണ്ടു തവണ റ്റൊക്കെ ചിലപ്പോലൊക്കെ പോകലുണ്ട് അതിനിടക്ക് നമ്മള് നാട്ടിൽ നു നമ്മള് പോകുമ്പോ team ഒക്കെ ഇട്ടു set ആക്കി അവിടെ കളിക്കേണ്ട അപ്പൊ ആ team കളിക്ക് ഒരേ മ ഇത് ന്നു പറയുന്നത് കളിക്കുനതിൻ്റെ ഇടയില് അടീം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇല്ലേപിന്നെ കളി ന്നു football എന്ത് വെച്ച് കഴിഞ്ഞാല് സ്വന്തം സ football നെപ്പോലും ശത്രുവായി കാണുന്ന ഒരു കളിയാ അതാണ് അത്രക്ക് interesting കളിയൊന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ശത്രുവ time ആണ് സ്വന്തം friend പോലും ശത്രു ആയി മാറാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണിപ്പോ വരുന്നത് ഏർ അപ്പൊ എന്ത് വെച്ച് കഴിഞ്ഞാല് അതങ്ങനെ കളിക്കല് ന്നു അടി കാര്യങ്ങളൊക്കെ ഉണ്ടാവല് ആഹ് ഈ പറഞ്ഞപോലെതന്നെ ഇതിപ്പോ സ്വന്തം സുഹൃത്തിനെ ശത്രു ആയി കളയണ്‌ ക കാണുന്ന ഏക കളി ന്നു പറഞ്ഞാല് കളി football ആണ് കാരണം നമ്മള് football ഒക്കെ ഇറങ്ങിയേ പിന്നെ ആ കാളി കഴിയണ വരെ നമ്മള് നമ്മൾ സുഹൃത്താണോ എന്നോ രു ബന്ധം ഉണ്ടാവില്ല കാരണം അത് കളിയിലാ പിന്നെ കളി കഴിഞ്ഞാ അതൊക്കെ മറക്കണം അങ്ങനെ ആണ് ഇവിടെത്തെ ഒരു ഇത് അവിടെ എങ്ങനെയാണു ആഹ് ഇജ്ജ് പറഞ്ഞപോലെ ഇവിടേം അങ്ങനെ തന്നെ ആക്കണ് ഒരുപാട് കളിക്കുമ്പോ അധികവും അടി കാര്യങ്ങളൊക്കെ ഉണ്ടാവല് കളി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ചങ്ക് ചങ്ക് ആണ് പിന്നൊരു വിശ്വാസം പിന്നെ കളിനെ കുറിച്ചിട്ടു club ലു വന്നുഗ്ഗാണ്ട് ഞാനിപ്പോ ചർച്ച ചെയ്യുമ്പോ ഇങ്ങനെ

ഒന്നും ഇല്ലെങ്ങി football ഉം കാര്യങ്ങളും കളിച്ചു നമ്മൾ പണ്ട് കളിച്ച school ഒക്കെ വിട്ടു വന്നപാട് ഒറ്റൊരു ക്ഷീണിച്ചു വന്നിട്ട് ചായ കുടിച്ചിട്ട് നമ്മള് നടന്നുപോയിട്ടൊക്കെയാണ് പണ്ട് കളിച്ചത് അല്ല നിങ്ങളിപ്പോ എങ്ങനെയാ കളിക്കല് വണ്ടീമ്മ പോയിട്ടാണോ അതോ നടന്നിട്ടു പോയിട്ടാ കളിക്കല് ആഹ് ഇവിടെ വണ്ടിമേ പോവൂ ആണെങ്കിൽ വണ്ടിലും പോകലുണ്ട് നടന്നും പോകലുണ്ട് ഇപ്പൊ വണ്ടിമ്മേ പോക്കലാണ് അധികം കാരണം നടന്നു പോകണെങ്കിൽ പാടത്തെ കൂടെ അത്യാവശ്യം കുറച്ചു നടക്കാനുണ്ട് അപ്പൊ അപ്പൊ എല്ലാരും വണ്ടിമ്മേ പോക്കാ അപ്പൊ വണ്ടിമ്മെ പോയി തുടങ്ങിയപ്പോ ഒന്നും പോക്കില്ല ആദ്യം ന്നൊക്കെ പറഞ്ഞാൽ നമ്മള് നടന്നിട്ടാ പോയിരുന്ന് ആദ്യം രാവിലെ കളിയ്ക്കാൻ പോകുമ്പോ മ്മളെ പാടത്തോകുടെ ഇറങ്ങിയാൽ എളുപ്പമാണ് ഇപ്പൊ വണ്ടി ഒക്കെ ആയി ഞാനന്ന് അധിക കാലത്തും വണ്ടിയൊന്നും ഇല്ലാത്തത്കൊണ്ട് നമ്മള് നടന്നാ പോയിരുന്ന് അപ്പൊ എല്ലാടത്തും അധികം വണ്ടിയൊക്കെ ആക്കീക്കുണു പ്പോ ഞങ്ങള് വണ്ടിമേലാ പോകല് അവിടെ എങ്ങനെയാ കളിയ്ക്കാൻ പോകുമ്പോ ഞാൻ പറഞ്ഞില്ലേ പണ്ടേ ഞങ്ങള് കളിയ്ക്കാൻ പോകുമ്പോ നടന്നിട്ടാ പോയിരുന്നത് പിന്നെ ആരെ കയ്യിലും വണ്ടി കാര്യങ്ങളും ഒന്നുമില്ല പ്പോ എല്ലാരും പണിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൊണ്ട് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പൊ വണ്ടി നിലവിലിപ്പോ അങ്ങനെ പോവാറില്ല

hello നന്ദി നമസ്‌കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നെ ജീവപരിണാമത്തെ കുറിച്ചാണ് ഒരൂ ജീവിസമൂഹത്തിൽ ദറുമുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റത്തിന്നും ഉപപരിണാമം എന്ന് പറയാം പരിണാമാ ജീവികൾക്കിടയിൽ വൈവിധ്യത്തിനി കാരണമാകുന്നു ആധുനിക നിയ നിഗമനങ്ങൾ അനുസരിച്ച് ഏതാണ്ട് മുന്നൂറ്റിഇരുപത് കോടി വർഷം മുമ്പേ ജീവിച്ചിരുന്ന ഒരു പുതു പൂർവിക ജീവിയിൽ നിന്നാണ് ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന ജൈവ വൈവിദ്യം ഉൽ ഉടലെടുത്തത് വിവിധ ജീവികൾ തമ്മിലുള്ള ശരീരപരമായ സാദൃശ്യങ്ങളും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 ജിവി ജാതികൾ ഉണ്ടായി എന്നതാണ് എന്നാണ് സാദൃശ്യങ്ങളുടെ ഏറ്റൽ കുറിച്ചലിനനുസരിച്ച് ഏറ്റവും അടുത്ത പൊതു കാലം നിർണ്ണയിക്കുകയും അതനുസരിച്ച് ജീവികളുടെ വശം വൃക്ഷം തയ്യാറാക്കുകയും ചെയ്യാം ഇതിനെ ജീവിക്കുന്ന ഉപയോഗിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഭാഗത്ത് ജനിതകാ ശാസ്ത്രവും പ്രത്യേകം നിരന്തവുമായുള്ള പരിണാമവും തമ്മിൽ ശാസ്ത്രശാഖയുമായി യോജിപ്പിക്കപ്പെട്ടു പ്രകൃതി നിർ നിർദ്ധാരണം ജീവശാസ്‌ത്രത്തിന് പരക്കെ ജൈവ ശക്തി സിദ്ധാനങ്ങളും പുരോഗതി ലക്ഷ്യമിട്ടിട്ടുള്ള മാറ്റം എന്ന സങ്കൽപനവും കാലഹരണപ്പെട്ടു പാരമ്പര്യ പ്രശ്‌നം ഇനെ ശാസ്ത്രത്തിലെ ഏറ്റവും വസ്തുക്കളിൽ ഒന്നാണ് ശാസ്ത്രീയമായ സിദ്ധാന്തം മുന്നോട് വെച്ചത് പ്രകൃതി വിരുദ്ധമായ ഉള്ള പരിണാമം ജീവി ജീവി സമൂഹങ്ങളുടെ മൂന്ന് പ്രത്യേകതകൾ ഇന്നും മനസിലാക്കാം ഒന്ന് ജീവികളുടെ പ്രത്യുൽപാദനം പരിസ്ഥിക്ക് ഉൾക്കൊള്ളാന്നതിൻ്റെ പതിവ് പതിമടങ്ങാണ് രണ്ട് ജീവി ജീവിസമൂഹത്തിലെ വ്യക്തികൾക്ക് വിത്യസ്ത ഘടനകൾ ഉണ്ട്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 വർണ്ണവടയുമ്പോൾ അവയുടെ സ്ഥാനം അതിലെ അവയുടെ സ്ഥാനം അതിലെ അതിജീവനും പ്രത്യുൽപാദനത്തിൽ മികവ് കാണിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് ലഭിക്കുന്നു ഇതൊക്കെ തുടരുമ്പോൾ ആ പരിസ്ഥിതിയിലെ അതി വി ജീവിതത്തിന് യോജിത യോജിത പരമ്പര സ്വഭാവങ്ങളും ജീവസമൂഹത്തിനും വളരാനും അവ ആ സമൂഹത്തിൻ്റെ പൊതുവായാനുകുലങ്ങളായി മാറാനും ഇടയാകുന്നു അനുകുലങ്ങൾ ഉണ്ടാവാനുള്ള കാരണം പ്രകൃതി ഒരു ഉദാഹരണം ആണെങ്കിലും genetic പോലെ മറ്റ് ജീവികൾ അനുകൂലനം ലക്ഷ്യമാക്കാൻ പരാമം ചെയ്യുന്നു മറ്റൊന്നിൽ നിന്നും ഉ ഉരുതിയാം ഒന്നാശയം പുരാതന മറ്റ് മുന്നോട്ടു വെച്ചിരുന്നു എന്നാൽ അല്ലാത്തതുമായ വസ്‌തുക്കളുടെ വില മൂർത്ത രൂപങ്ങളുടെ അപൂർണ പതിപ്പുകൾ കണ പതിപ്പുകളായി കണ്ടു ഈ കാഴ്ച്ചപാടിൽ ഒരു മൂർത്ത രൂപത്തിൻ്റെ പ്രയോഗിക ഉദാഹരണം മാത്രമാണ് ഓരോ മൃഗവും.

പതിനേഴാം നൂറ്റാണ്ടിലെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വികസനത്തോട് ഉപേക്ഷിച് നിശ്ച നിരീക്ഷണത്തിൽ നിന്നും പ്രകൃതി നിയമങ്ങൾ കണ്ടെത്തുക എന്ന ലേക് ശാസ്ത്രജ്ഞാന്മാർ നീങ്ങി എങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ കാൽ ജീവികളെ വർഗി വർഗീകരിക്കുകയും ഗീധ്വാരങ്ങളാണ് ഇത്തരം വൈദ്യ സ്ഥാപിത മൂർത്ത രൂപങ്ങളായി സങ്കൽപ്പിച്ചാണ് എന്നാൽ മറ്റു ശാസ്ത്രന്മാർ പ്രത്തെ പ്രകൃതി നിയമങ്ങൾ അത് അനുസരിച്ച് പ്രക്ഷികളും മറ്റും വരുന്നത് ചിന്തിച്ചുതുടങ്ങി പ്രത്യുൽപാദനത്തിനുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ ചേർന്ന് ക്രമേണ പുതിയ issues കൾ ഉണ്ടായേക്കാം എന്നാ വർ പിടികൾ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 എന്നു നിർദ്ദേശിച്ചു പരിവർത്തന സിന്ധാന്തത്തിലൂടെ ആദ്യമായി സമ്പൂർണ പരി ഏർ പരിണാമ വാദം മുന്നോട്ടു വെച്ചത് മാർക്കായിരുന്നു സൂക്ഷ്‌മ ജീവികൾ സ്വത്ത ജനനത്തിലൂടെ ഉണ്ടായി സമാന്തര വാദങ്ങളിലൂടെ പുരോഗതി ലക്ഷ്യം വെച്ച് പരിഗണി പരിഗമിച്ച് ജൈവ വൈവിദ്യം ഉണ്ടായെന്ന് അദ്ദേഹം കരുതി ജീവികളുടെ അവയങ്ങൾ ഉപയോഗത്തിലൂടെ മെച്ചപ്പെടുന്നു എന്നും അതിൽ പാരമ്പര്യമായി കഷണം ചെയ്യപ്പെടുന്നു എന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത പിന്നീട് രാമൻ എന്ന അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ടു തൽസമയം ശോറോണി വില്ല്യം തുടങ്ങിയ പിശുക്കളും മാറ്റത്തിന് തെളിവില്ലാത്തെ ഏർ എന്ന നിലയിൽ തള്ളിക്കളഞ്ഞു പെയ്തൊഴിഞ്ഞാൽ രാ ആഹ് സ്വാധിനിച്ചു ഒരു വിശമായിരുന്നു മാറ്റമില്ലാത്ത വിശുശുകൾ എന്ന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 ജനസംഖ്യ വർധനത്തെപ്പറ്റിയുള്ള തോമസ് റോബോർട്ട് മാർട്ടിനിൻ്റെ ലേഖനം വായിച്ച ഡാർവിൻ മറ്റ് ജീവികളിലും ജന അതിജീവനത്തിനുള്ള സമ്മേത്തിനും എത്തുന്നു എന്നും അത് അതിജീവനമാകുന്ന വൈവിധ്യങ്ങൾ ഇല്ലാത്ത ജീവികൾ നിരാശത്തിന് കാരണമാക്കുന്നു എന്ന് ചിന്തിച്ചു വിഭവങ്ങളുടെ പരിമിതികൾ മൂലം ഓരോ തലമുറയിലും ധാരാളം ജീവൻ നശിക്കുന്നു ഇത് വായിച്ച ആ ജനങ്ങൾക്ക് അതനുസരിച്ച് ജീവികൾ വിവിധ രീതിയിലും അനുകൂലങ്ങളായി ഉണ്ടായി വ്യത്യസ്‌ത ജീവികളായേക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ മുതൽ ലാർവിൻ പ പ്രകൃതിയിൽ നിർദ്ധാരണം എന്ന ആ ഈ ആശ ആശയം വികസിച്ചു വികസിപ്പിച്ചുവന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി എട്ടിൽ സമ്മാനമായ ആശയം ഉൾക്കൊള്ളിച്ച് ഡാർവിൻ തൻ്റെ ലേഖനം വായിക്കുകയും തുടർന്നിരി ഇരുവരുടെയും ലേഖനങ്ങൾ വിനയ് സമർപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ആയിരത്തി തൊള്ളാ ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ഒമ്പതിൽ വർഷോവർത്തി പുസ്‌തകത്തിലൂടെ കഥ അറിവിൽ പ്രകൃതി നിർധാരണത്തെ വിശദമാക്കുക അനേകം തെരുവുകളുടെയും വിശദീകരിക്കുക വഴി ഡാർവിനിയിൽ പരാമാണത്തിനുവദേയമായി ലഭിച്ചു തോമസ് ഐവിയിന് ഡാർവിൻ്റെ ആശയത്തെ മനുഷ്യരിൽ പ്രയോഗിക്കുകയും ശക്തമായ തെളിവുകൾ നിരത്തി മനുഷ്യരുടെയും ആൽ ഗുണകളുടെയും പൊതു പാരമ്പര്യം മല്ലി നിഗമത്തിൽ എത്തുകയും ചെയ്‌തു മനുഷ്യരുടെ പ്രകൃതിയിലെ പ്രത്യേക സ്ഥാ സ്ഥാനം ലക്ഷ്യം വെച്ച് മൂലം ഇതിനെ വേർപെടുത്തി നേരിടേണ്ടി വന്നു പാരമ്പര്യ വശ്യനത്തിനു കൃത്യമായ വിവരങ്ങളും പുതിയ ശാരീരിക സ്വഭാവങ്ങളുടെ ഡാർവിൻ ഒരു സാനമായിരുന്നു ഇതിനായി ഡാർവിൻ എന്ന ഒരു ആശയം മുന്നോട്ടു വെച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഗ്രിഗർ mental ലെ തൻ്റെ സസ്യപരിക്ഷണത്തിലൂടെ പാരമ്പര്യ നിയമങ്ങളും പിന്നീട് gene കൾ എന്ന വിളിക്കപ്പെട്ട പാരമ്പര്യ കണികളും കണ്ടെത്തി രണ്ടിൻ്റെ നിയമങ്ങൾ franchise ൻ്റെ മൊത്തമായി തന്നെ കലാഹാരണപെടുത്തി പ്രത്യുൽപാദന കോശങ്ങളും ശാരീരിക കോശങ്ങളും തമ്മിലുള്ള സുപ്രദാനമായ തിരിവ് ശ്രദ്ധിച്ചതു പാരമ്പര്യ വാ ത്തിൽ മറ്റ് ശാരീരിക കോശങ്ങൾക്ക് പങ്കില്ല എന്ന് കണ്ടെത്തിയത് ലോഗസ്റ്റ് ഇസ്‌മാൻ ആണ് ഇരുപതാം നൂറ്റാണ്ടോട് population genetic വികാസത്തെ ചുറ്റിക്കാൻ പിടിച്ച അജൈവിയ ആൾടെസ് സോവാൻ ലെറ്റ് റൊണാൾഡോ ഫിഷ്യൻ തുടങ്ങിയവർ പ്രകൃതി ഘടകാരകത്തിൻ്റെ സുഷി സുഷിരമായ ഒരു ഗണിതാ ശാസ്ത്ര ഉണ്ടാക്കി എടുത്തു വികാസം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 പ്രകൃതിയിൽ ഒരു ധാരണത്തെയും ഉത്രേശം സിദ്ധാന്തത്തെയും പാരമ്പര്യ ശാസ്ത്രത്തെയും ഉറവായി അയ്ക്കപ്പെടുത്തി biological പ്രയോഗി യോഗ്യമാക്കി ആദ്യ fossil കളിലെയും species കളിലേയും വരെ പല പ്രത്യേകം വിശദീകരിക്കാൻ സാധിച്ചു ജെയിംസ് വാച്ചിൻ്റെയും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 കൂടുതൽ വെളുപ്പെടുത്തി പരിണാമ പഠനം വികസിച്ച് വം വംശവൃക്ഷങ്ങളുടെ ഉപയോഗത്തിലൂടെ പരീക്ഷണം വിധേയകമാകുന്ന കാര്യനിർദ്യാഷ്ടമായ പരീക്ഷണങ്ങൾ ഉണ്ടാക്കി പരിണാമത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലാതെ ജീവശാസ്ത്രത്തിൽ നിന്നും ഒന്നിനും അർത്ഥമില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോദിൻ പറഞ്ഞത് പ്രതി പ്രകൃതി ചരിത്രത്തിലെ ചിതറിക്കിടക്കുന്ന എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിയ വിവരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും പല കാര്യങ്ങളും വിശധികരിക്കയും പ്രവചിക്കുകയും ചെയ്യാനുള്ള ആധുനികാ പരിണാമങ്ങൾ കഴിവുള്ള താണ് ജീവികളിൽ പരിണാമം സംഭവിക്കുന്നത് പാരമ്പര്യ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമാണ് കണ്ണിൻ്റെ നിറം പാരമ്പര്യ സ്വഭാവത്തിൽ ഒരു ഉദാഹരണമാണ് പാരമ്പര്യ സ്വഭാവം gene കളാൽ നിയന്ത്രിക്കപ്പെടുന്നു ഒരു ജീവിയുടെയും ജീവികൾ ആഗമ അതിൻ്റെ gene കൾ ഒരു ജീവിയുടെ ശാരീരിക ഘടനയുടെയും സ്വഭാവത്തിൻ്റെയും ആകെത്തുകയാണ് അതിൻ്റെ phenotype ഇത് ഉണ്ടാകുന്നത് ജീവനോടപ്പം ചുറ്റുപാടുകളും തമ്മിലുള്ള ഇടപെടലിടെയാണ് അതിനാൽ തന്നെ ഉൾപ്പെട്ട പല പ്രത്യേകതകളും പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ഉദാഹരണത്തിന് മാത്രമാറ്റമാണ് അതിനാൽ തന്നെ കരുവാളിച്ച ഒരാളുടെ കു കുട്ടികളിലേക്ക് പകരുന്നില്ല എന്നാൽ ജന്മ ഇരുട്ടത്തോലെ എളുപ്പത്തിൽ തൊലിയിളരുന്ന സ്വഭാവവും ഉള്ള പ്രത്യേകാ പാരമ്പര്യ കൈമാറ്റം ചെയ്യപ്പെടുന്നു നന്ദി നമസ്‌കാരം ഞാൻ ഇതോടെ ഇത് നിർത്തുന്നു ഇന്നസന്റ് എന്ന മലയാള cinema നടൻ ന്റെ health condition ആരോഗ്യ സ്ഥിതിയെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഇന്നസെന്റ് എന്ന് പറയുന്നത് മലയാള cinema യിലെ ഒരു senior ആയിട്ടുള്ളൊരു actor ആണ് അദ്ദേഹം പല പ്രാവശ്യം cancer നെ ഏർ fight ചെയ്ത് cancer ഏർ തിരിച്ചു വന്നിട്ടുള്ള ആളാണ് ഇപ്പോൾ എഴുപത്തി അഞ്ച്‌ വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇപ്പോൾ ആരോഗ്യ കാരണങ്ങളാൽ ആശുപത്രിയിൽ admit ആണ് എറണാകുളത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ admit ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ആഹ് ഏർ പ രണ്ട് പ്രാവശ്യം cancer നെ survive ചെയ്തു അദ്ദേഹവും അതേഹത്തിന്റെ ഭാ അദ്ദേഹത്തിന്റെ ഭാര്യയും cancer നെ survive ചെയ്ത് പുറത്തു വന്നെങ്കിലും പല പ്രാവശ്യം COVID വന്നതിനാൽ പുള്ളിയുടെ എല്ലാം affected ആയതു കൊണ്ട് അദ്ദേഹം ഇപ്പോൾ അഹ് pneumonia ബാധിച്ച് ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് breathing problem ശ്വാ ശ്വാസമെടുക്കാനുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കാരണം പുള്ളി ഇപ്പോൾ ഏർ ventilator ലേക്ക് അദ്ദേഹത്തിനെ മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പുലാലിനെ കാൻ ഏർ രക്ത cancer നെ treat ചെയ്തിരുന്ന അതാ doctor ആയിട്ടുള്ള ഏർ doctorVP ഗംഗാധരൻ ആണ് പുള്ളിനെ treat ചെയ്തോണ്ടിരിക്കുന്നത്. ഏർ ഒരു infection throat ൽ ഉള്ളതിനെ സംബന്ധിച്ച് അത് related ആയിട്ടുള്ളൊരു treatment ലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം എഴുന്നൂറ് അഹ് പരം cinema കളിലായി അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം തൃശൂരിനുള്ള അഹ് അദ്ദേഹം ഏർ comedy related ആയിട്ടുള്ള കാര്യങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത് ആഹ് അതുമാത്രല്ല കേരളത്തിലെ ആദ്യത്തെ ലോകാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ malayali actor ആണിദ്ദേഹം അദ്ദേഹം എഴുതിയ ഒരു book വളരെ famous ആണ് ഏർ വാ cancer ward ലെ ചിരി എന്നുപറയുന്ന cinema ഏർ എന്ന പുസ്തകമാണ് ആദ്ദേഹം എഴുതിയിട്ടുള്ളത് ഏറ്റവും അവസാനം അദ്ദേഹം അഭിനയിച്ച cinema ഏർ പൃഥ്വിരാജ് അഭിനയിച്ച കടുവ എന്ന cinema യിലാണ് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം അഭിനയിച്ചത്

ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിന് ശ്വാസ തടസം മാത്രമാണുള്ളത് വേറെ കുഴപ്പങ്ങളൊന്നില്ലെന്നും അദ്ദേഹം മരുന്നോട് പ്രതികരിക്കുന്നുണ്ടെന്നുമാണ് വിവരം അദ്ദേഹം വല്ലപ്പോഴും TV യിൽ ഏർ TV യിലും interview show കള്ളും ഒത്തിരി വരികയും ആഹ് ആസ്വാദകരെ ഒത്തിരി ആസ്വദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള actor ആണ് എഴുനൂറ്റി അൻപതിൽ പരം cinema കളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഏർ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിന് ഇരുപത്തി എട്ട് ഫെബ്രുവരി ലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഏർ തൃശൂരിന്ന് അദ്ദേഹം ആദ്യം തന്നെ തൃശൂരിലാണ് അദ്ദേഹം താമസിക്കുന്നത് cinema യിൽ എത്തുന്നതിന് മുമ്പ് പലതരം business കൾ ചെയ്തിരുന്നതായും അദ്ദേഹത്തിന്റെ അവസാന business അദ്ദേഹത്തിന്റെ ഏറ്റവും അഹ് പ്രശസ്തമായ business ന്ന് പറയുന്നത് ഏർ തീപ്പെട്ടി ഏർ തീപ്പെട്ടിക്കോലിന്റെ business അദ്ദേഹം ചെയ്തിരുന്നു അതാണ് ഏറ്റവും famous ആയിട്ടുള്ളത് എഴുനൂറ്റി അമ്പതിൽ ഉകൾ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല comed comedy star ആയിട്ടാണദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹം

സഭയിലാണ് ചാകലക്കുടി പൻ ഏർ ചാലക്കുടിയിൽ നിന്ന് അദ്ദേഹം പ്രതിദീകരിച്ച് MP ആയിട്ട് പോയിരുന്നത് അതിന് ഏർ രണ്ടയിരത്തി പതിനാലിലാണത് അതിന് മുമ്പ് തന്നെ പല വർഷങ്ങൾ വര്ഷങ്ങളോളം ഏർ പത്തു വർഷത്തിന് മേലെ

ഉ അദ്ദേഹത്തിന്റെ parents ഉം അദ്ധെഅഹത്തിന്റെ മാതാപിതാക്കൾക്ക് മൂന്നാമത്തെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഏർ ആദ്യം school എല്ലാം പോയിരുന്നത് പുള്ളിലിക്കൽ കാവ് convent higher secondary school ഇരിങ്ങാലിക്കുടയിലാണ് ആദ്യം പഠിച്ചിട്ടുള്ളത് അതിന് ശേഷം പല പല school കളിൽ മാറി മാറി പഠിച്ചതായി അദ്ദേഹം പറയുന്നുണ്ട് എട്ടാം class വരെയാണ് പുള്ളി പഠിച്ചത് അതിനു ശേഷം പഠിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഏർ പഠിക്കാനതിന് പുള്ളിക് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ acting എന്ന മേഖല ലേക്ക് പുള്ളിക്ക് കടക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് ഏർ പുള്ളി ചെന്നൈയിലേക്ക് മാറുകയും അവിടെ പല പല cinema കളിൽ അഭിനയിച്ചു തുടങ്ങുകയും ചെയ്തു ആദ്യമായി അഭിനയിച്ചത് നെല്ല് എന്ന് പറയുന്ന ഒരു cinema യിൽ ഒരു minor role ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ typhoid typhoid വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ ഏർ ഭയങ്കരാ അസുഖം കൂടിയതിനു ശേഷം പുള്ളി അത് അവസാനിപ്പിച്ച് factory ആയും തികയും ആ കാര്യങ്ങളുമായി മുമ്പോട്ടു പോവുകയും ചെയ്യുകയായിരുന്നു ഏർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് leather business ആരംഭിച്ചു അതിന് ശേഷം cycle ഏർ വാടകയ്ക്ക് കൊടുക്കുന്ന business ആരംഭിച്ചു അങ്ങനെ പല പല business കൾ ചെയ്യുകയും മുമ്പോട്ടു പോകുമ്പോഴാണ് മലയാള cinema യിൽ പ്രഗ പ്രാ പ്രഗത്ഭരായിട്ടുള്ള പല സംവിധായകരെയും ഒക്കെ ഏർ പുള്ളി ഒപ്പം അദ്ദേഹം അഭിനയി ഏർ അഭിനയിച്ചു പ്രിയദർശൻ സത്യൻ അന്തിക്കാട് ഫാസിൽ കമൽ എന്നിവരുടൊപ്പം ചെയ്തു അതിന് ശേഷം serious ആയിട്ടുള്ളതും character roles ഉം തമാശ നിറഞ്ഞ role കളും അദ്ദേഹം ചെയ്തു ഏർ നാല് വർഷം continuos ആയിട്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പിൻ president ആയി continue ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നൃത്ത ശാല എന്ന് പറഞ്ഞ cinema യിലാണ് ആഹ് അഭിനയിച്ചത് അതിന് ശേഷം പല പല ഏർ cinema കളിൽ അഭിനയിച്ചു ഏർ നൂർ അഞ്ഞൂറിൽ പരം cinema കളിൽ അഭിനയിച്ചതായിട്ടാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലുമൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രാംജി റാവു speaking എന്ന് പറയുന്ന cinema യിലെ തമാശ role മാന്നാർ മത്തായി speaking കിലുക്കം god father വിയറ്റ്നാം colony നാടോടിക്കാറ്റ് ദേവാസുരം അങ്ങനെ പല cinema കളിലും അദ്ദേഹം ഏർ മലയാളിക്ക് മറക്കാൻ ആവാത്ത പല പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് ഏർ വില്ലൻ role കള്ള് പുള്ളി തിളങ്ങിയിട്ടുണ്ട് ഏർ ആയിരത്തി തൊള്ളായിര ഏർ ഈ തൊള്ളായിരങ്ങളിൽ ആരംഭിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിൽ serious ആയി അഭിനയിച്ചു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് അദ്ദേഹം cinema യിൽ അഭിനയിക്കാതിരുന്നത് അത് cancer ന്റെ treatment മായി ബന്ധപ്പെട്ട് പുള്ളി ഏർ മാറി നിക്കുകയായിരുന്നു പല പ ഏർ അഞ്ച്‌ അഞ്ചിലധികം പുസ്തകങ്ങൾ പുള്ളി എഴുതീട്ടുണ്ട് ഞാൻ ഇന്നസെന്റ് cancer ward ലെ ചിരി ഇരിഞ്ഞാലക്കുടക്ക് ചുറ്റും മഴ കണ്ണാടി ഏർ ചിരിക്കു പിന്നിൽ ഇങ്ങനെ ഇത്തരം ഏർ ഇത്തരം ഏർ പുസ്തകങ്ങളാണ് എഴുതീട്ടുള്ളു cancer ward ലെ ചിരി എന്ന് പറയുന്നത് അദ്ദേഹം ത് cancer throat തൊണ്ടയിലുണ്ടായ cancer ന്റെ treatment ലായിരുന്നപ്പോൾ പുള്ളി അനുഭവിച്ചതും പുള്ളി experience ചെയ്തുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഏർ പുള്ളി എഴുതീട്ടുള്ളത് ഇരിഞ്ഞാലക്കുട ചുറ്റ് ഇരിഞ്ഞാലക്കുടക്ക് ചുറ്റും എന്ന് പറയുന്ന പുസ്തകം കേരള സാഹിത്യ academy award രണ്ടായിരത്തി ഇരുപതിൽ കരസ്ഥമാക്കി ഏർ revolutionary specialist party യുടെ ഏർ ജില്ലാ secretary ആയിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രവർത്തിച്ചിരുന്നു municipal council ന്റെ election മത്സരിക്കുകയും പല പല ഏർ left party യുമായിട്ട് അപ്പോ CPM ആയിട്ടാണ് ഭാവമുള്ള രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഏർ ആയിരത്തി ഏർ രണ്ടായിരത്തി പത്തൊമ്പതിലെ election അദ്ദേഹം തോറ്റു പോയി അതിന് ശേഷം പിന്നെ അദ്ദേഹം അഹ് election നു contest ചെയ്തിട്ടില്ല അന്ന് അദ്ദേഹം മത്സരിച്ചത് ബെഞ്ഞി ബെഹനാ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിയോട് മത്സരിച്ച് പുള്ളി തോറ്റുപോയി ഏർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുള്ളി ഏർ വിവാഹം കഴിച്ചു കല്യാണം കഴിച്ചത് ആലിസ് എന്ന് പറയുന്ന ആളെയാണ് അത് സെപ്തംബര് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കല്യാണം കഴിച്ചത് അവർക്ക് അതിലൊരു മകനുണ്ട് മകന്റെ പേര് സോണറ്റ് എന്നാണ് സോണറ്റിന് രണ്ട് കുട്ടികളുണ്ട് അവർ ഇന്നസെന്റ് junior എന്നും അന്ന junior എന്ന പേരിലും അറിയപ്പെടുന്നു അഹ് ഇന്നസെന്റ് junior ഒരു documentary ലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്

ഏർ best actor എന്ന comic role രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി എട്ടിൽ supporting actor രണ്ടായിരത്തി പത്തിൽ character award രണ്ടായിരത്തി പതിനൊന്നിൽ character award രണ്ടായിരത്തി പതിമൂന്നിൽ life time achievement award അങ്ങനെ പല പല award കൾ കരസ്ഥമാക്കി അദ്ദേഹത്തിന്റെ ചില ഏർ cinema കൾ അദ്ദേഹം അഭിനയിച്ചതിൽ വെച്ച് നമുക്ക് മലയാളിക്ക് മറക്കാനാവാത്ത ഒത്തിരി cinema കളുണ്ട് അതിൽ ഏർ ഒന്നാണ് രാംജി റാവു speaking രാംജി റാവു speaking ലെതെ character വളരെ famous ആണ് ഇപ്പോഴും കാണുമ്പോൾ ചിരിയും ചിരി ചിരി നിറക്കുന്ന ഒരു ഏർ ഒരു movie ആണ്

കലാജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നും ആശംസിക്കാം അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഏർ media യിലേക്ക് ഇപ്പൊൾ അധികം വ ഏർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അദ്ദേഹം ഒരു ഏർ അഹ് ഏഴ് ദിവസത്തിൽ കൂടുതലായി ആശുപത്രിയിൽ admit ആയിട്ടുണ്ട്

ഇപ്പോൾ പക്ഷെ media യിലെല്ലാം വരുന്നത് cancer ന്റെ relapse ആണ് cancer വീണ്ടും വന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ് പുള്ളിക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത് സത്യമെന്താണെന്ന് ഏർ ഒരു medical bulleting ലൂടെ ആവശ്യ നമ്മളെ അറിയിക്കുമെന്നാണ് വിചാരിക്കുന്നത് ആശുപത്രിയോട് contact ചെയ്യുമ്പോൾ അറിയുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഒന്നും ഒരു details ഉം പുറത്ത് വിടാൻ പറ്റാത്ത സാഹചര്യമുണ്ട് family അതിനുള്ള ഏർ permission കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തെ പോലെ ഒരു അതുല്യ കലാകാരൻ മലയാള cinema ക്ക് സംഭാവന ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ അദ്ദേഹം എത്രയും വേഗം സുഗമാകട്ടെ എന്നും ഇനിയും കൂടുതൽ cinema കളിൽ അഭിനയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തൊപ്പം ഏർ പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരുന്ന നടിയാണ് KPAC ലളിത അവര് നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അഹ് അവരോടും ഒക്കെ ആത്മബന്ധം പുലർത്തുകയും അവരുടെ മരണം എല്ലാം അദ്ദേഹത്തെ തളർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുത അദ്ദേഹം വളരെ positive ആയി കാര്യങ്ങലെ നേരിടുകയും cancer ത ഏർ വന്നുപോയെല്ലാം തന്നെ വളരെ positive ആയിരിക്കുകയും ബാക്കി സഹ cancer ഏർ അഹ് survivors നും എല്ലാം ഒത്തിരി motivation കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം

Hello

ഞാനെൻറെ വീട്ടില് എന്താ പരിപാടി Free യ

സംസാരിച്ചാലോ ആവാലോ സംസാരിക്കാലോ നോമ്പ് ഇല്ലേ നോമ്പോക്കിണ്ട് ഇന്നന്ത Food എന്താ പെരേല് ഇന്ന് നോമ്പിന് സമൂസ ഇണ്ടാവും വ ത്തക്ക ഇണ്ടാവും പിന്നെ കാരക്ക പിന്നെ മുന്തിരി ഇണ്ടാവും അങ്ങനെ ഓരോ Items ഇണ്ടാവും സമൂസൊക്കെ ആരാ ഇണ്ടാക്കല് സമൂസ ഉമ്മണ്ടാക്കും ഇല്ലെങ്കില് ചെലപ്പോ ഞാണ്ടാക്കും

ഇജ്ജെങ്ങനെയാ ഇണ്ടാക്കല് ഞാനിണ്ടക്കല് എന്താ സ്മൂസെൻറെ പോലെ കടില് Loss ന് കിട്ടും അത് കൊണ്ടോവും എന്നിട്ട് അയിലേക്ക് കൊറച്ച് Masala ചേർക്ക Chicken ൻറെ ആണെങ്കി Chicken masala ഉള്ളി Carrot Vegetable എന്തുട

എന്നിട്ടത് കുറച്ച് ഒര് സമൂസോര് കോൺ Shape ലാക്കി ആയിന്റുള്ളില് കൊർച്ച് Masala നർച്ചിയങ്ങട് അത് സമൂസ കോലത്തിലാക്ക വേറെന്താ ഇണ്ടാക്കല് വേറെന്താ വേറെ ഞാന് ഉമ്മാനെ സഹായിക്കലിണ്ട് മറ്റേ വത്തക്ക Juice ഇണ്ടാക്കും വത്തക്ക Juice പറയുമ്പോ വേ വത്തക്ക വെള്ളം ഇണ്ടാക്കെ

കൊർച്ച് അണ്ടിപ്പരിപ്പും Dates ഉം ഒക്കെ ചേർത്തങ്ങാണ്ട് വേറെ എണ്ണക്കടികൾ ഇണ്ടാക്കലിണ്ടോ വേറെ എണ്ണക്കടി പയം പൊരി ഉള്ളിവട അങ്ങനത്തൊക്കെ പരിപാടികളിണ്ട് ഇങ്ങളെന്തൊക്കെയാ ഇണ്ടാക്കല് ഞാന് ഉള്ളിവട ഇണ്ടാക്കും ഉള്ളിവട ഒന്നും ഇണ്ടാക്കാന് പണിയില്ലല്ലോ

അത് Masala ഒക്കെ ഇണ്ടക്ക കൊർച്ച് ഉള്ളി പിന്നെ മാവ് അത് കോയച്ച് വെച്ചണ്ട് ഉരുളാക്കിണ്ട് നേരെ എണ്ണെക്കിട

നോമ്പ് തോറോക്കെ ഇണ്ടായിന്നു ഉം നോമ്പ് തോറോക്കെ ഇണ്ടായിന്നു നോമ്പൊറ തിന്നാപറ്റിലിണ്ടായിനു ഉം നാട്ടിലൊന്നു ഇണ്ടായിനില്ല നാട്ടില് ഇല്ല നോ നോമ്പൊറ ഇണ്ടായിരിന്നില്ല ഇണ്ടാക്ക്ണ്ട് സമൂഹോരു നോമ്പൊറ

ഉം ഉം എ ക്ലാ Class പഠിച്ചോലെ ഇഫ്‌താർ Meet ഒന്നുല്ലേ Class പഠിച്ചേ ഇഫ്താർ Meet അതില്ലേയ് ഇപ്പ്രാവശ്യോ ഇല്ല

ഇപ്രാവശ്യരോ മരിച്ചു പറഞ്ഞിട്ടേ

അപ്പങ്ങനെ മുടങ്ങിയ

നോമ്പ് തൊറന്നയിഞ്ഞിട്ട് പത്തിരി അല്ലെങ്കില് ചോറിണ്ടാവും നെയ്‌ച്ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെലൊക്കെ ഇണ്ടാവും ഇങ്ങള് Food ഇണ്ടാക്കലിണ്ടോ ബിരിയാണിക്ക് ബിരിയാണിക്ക് ഞാൻ ഇണ്ടാക്കലിണ്ട് ബിരിയാണി കുറിച്ചൊന്നും എനക്കറിയൂല്ല

ഞാന് ചായണ്ടാക്കും പിന്നെ അതെന്നെ സമൂസ Bread പൊരി

ഓ അങ്ങനൊക്കെ വീട്ടില് അതേന്നുള്ളു ഇണ്ടാക്കല് ആ പിന്നെ ഞമ്മളാതെന്നേ ഇണ്ടാക്കലോള്ളു പിന്നൊക്കെ ഉമ്മ ഇണ്ടാക്കും ഉമ്മ എന്തൊക്കെയാ ഇണ്ടക്ക

നോമ്പൊറന്ന കഴിക്കാനിള്ളേ പത്തിരിയോ ബിരിയാണിണ്ടാക്കും അങ്ങനെ എന്തെലൊക്കെ അപ്പോയി എണ്ണക്കടിയൊക്കെ ആരാ ഇണ്ടാക്കല് എണ്ണക്കടി ഞാൻ തന്നെ

ആ ഇങ്ങളതൊക്കെ ഇണ്ടക്കോ വേറെന്തൊക്കെയാ ഇണ്ടക്ക പിന്നെ പയം പൊരി ഇണ്ടാക്കും പയം പൊരി ഇണ്ടാക്കാൻ സുഖാണല്ലോ

പയം നീളത്തിലങ്ങട് മുറിച്ച എന്നിട്ട് മാവിണ്ടക്ക

അയില് മുക്കിറ്റാ എണ്ണെലിട്ടാല് സംഭവം Ready ആയില്ലേ